ആഹ്

എന്തൊക്കെയാ എവിടെണ് ഇജ്ജെവിടെ

ആന്നോ പിന്നെ എന്താ പരിപാടി എന്ത് പരിവാടി അങ്ങനെ പോന്ന് ഇഞ് മറ്റേ പിന്നെ Degree കയിന്നിട്ട് ഒന്നിനും ചേർന്നില്ലേ അപ്പൊ

ആഹ് അത് കൊഴപ്പില്ല പിന്നേയ് ഞാന് ബെർതെന്നേ വിളിച്ചതാണ് പിന്നെ കളിയൊക്കെ കാണലിണ്ടോ IPL കാണലിണ്ടോ ഇയ്യ്‌ IPL കാണാതെ ഉം അൻറെ ഇഷ്ട്ടപ്പെട്ട Team ഏതാ എൻറെ ഇഷ്ടപ്പെട്ട Team mumbai indians മുംബൈയ അത് വല്യ മെച്ചയില്ലാത്ത Team അല്ലെ IPL ലെ ഏറ്റവും മികച്ച Team ആണ് Mumbai indians അഹ് അത് ആരാ പറഞ്ഞെ അങ്ങനെ മികച്ച Team ആണെന്നൊക്കെ ആരാ പറഞ്ഞെ അഞ്ച് IPL കിരീടങ്ങൾ നേടിയ ഏക Team അഹ് അഞ്ചെണ്ണം വിചാരിച്ചിട്ട് മികച്ച Team ആവുന്നില്ലല്ലോ

എടാ മറ്റേ ഞമ്മളിപ്പോ ഓരോ Season ലെയും മികച്ച Team അങ്ങനെ അല്ലെ നോക്കുന്നെ അപ്പൊ ഈ Season ലെ ഏറ്റോം നല്ല Team എനിക്ക് തോന്നുന്നു Rajasthan royals ഒരു നല്ല Team Rajasthan royals നേക്കാൾ മികച്ച Team ഇക്കൊല്ലം Gujarat titans ആണ് നീ അവരുടെ കളി ഒക്കെ കാണലിണ്ടോ അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ Captain ഹർദിക് പാണ്ട്യ കൊറച്ച് Show off ആണെന്ന് തോന്നുന്നു ഹർദിക് പാണ്ട്യ Show off ആണെങ്കിൽ മറ്റുള്ളകളിക്കാർ പ്രചോദിപ്പിക്കുന്നു തന്നെ ലെ ആഹ് Okay

അപ്പൊ നിനക്ക് മറ്റേ നമ്മുടെ സഞ്ചുനെ സാംസണെയൊന്നും ഇഷ്ട്ടമല്ല സഞ്ചു സാംസണെ ഇഷ്ടമല്ലാത്ത കേരളക്കാർ കുറവായിരിക്കും ആണല്ലേ Okay നിങ്ങക്ക് പിന്നെ സഞ്ചുൻറെ Batting കാണാറുണ്ടോ നിങ്ങൾ ഞാനെല്ലാ കളിയും IPL ൽ കാണാറുണ്ട് IPL എല്ലാ ദിവസവും കാണാറുണ്ട് നിങ്ങള് IPL കാണാറില്ലേ Hello കേക്കുന്നിലെ

ഇന്നലത്തെ കളി കണ്ടില്ലേ ഇന്നലെ രണ്ട് കളികൾ ഉണ്ടായിരുന്നു മൂന്നരക്കും ഏഴരക്കും ആഹ് അത് എങ്ങനൊക്കെയന്നു ഏതൊക്കെയാരുന്നു ഞാനീ ഇന്നലെത്തെ കളി എൻക്ക് കാണാൻ പറ്റിട്ടില്ല അപ്പൊ ഏതൊക്കെയാരുന്നു Team കളൊക്കെ ഏതൊക്കെയായിരുന്നു കളി ഇന്നലെ ആദ്യ Match മുംബൈയിയും ചെന്നൈയും ആയിരുന്നു അടുത്ത Match ഓ പറഞ്ഞോളൂ അടുത്ത Match ഓ രണ്ടാമത്തെ Match രണ്ടാമത്തെ MatchRCB യും Delhi capitals ഉമായിരുന്നു ആണല്ലേ Okay ഈ RCB ന്ന് പറയുമ്പോ ബാംഗ്ലൂരാണോ ആ Royal challengers bangalore Okay അവരുടെ Team ത്തെ ആളുകളുടെയൊക്കെ പേരൊക്കെ അറിയോ താങ്കക്ക് അവിടെ പ്രധാന കളിക്കാരൻ എന്ന് പറയുന്നത് Captain ആയ ഡു പ്ലസീസ് ആണ്

ഡു പ്ലസ്സി ആണ് അവിടെ വിരാട്ട് കോഹ്ലി അല്ല Captain അതെന്തുകൊണ്ടാണ് വിരാട്ട് കോഹ്ലിയെ മാറ്റാൻ കാരണം അദ്ദേഹത്തിന് വല്ല Form out ഇല്ലായിമയോ അതോ പിന്നെ മികച്ച Captaincy ഇല്ലായ്മ അതോ അദ്ദേഹത്തിന് എന്തെങ്കിലും

വിരാട്ട് കോഹ്ലി ഇന്ത്യയിലെ ഏറ്റവും മികച്ച Cricket player ആണ് പക്ഷെ അദ്ദേഹത്തിന് IPL തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും RCB എന്ന മികച്ച Team നെ IPLChampion മാരാക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട്

അതുകൊണ്ടാണ് മികച്ച കളിക്കാരനായ വിരാട്ട് കോഹ്ലിനെ മാറ്റി ഡു പ്ലസീസ് എന്ന ദക്ഷിണാഫ്രിക്കൻ താരത്തെ Captain ആയി നിയമിച്ചിട്ടുള്ളത് ഡു പ്ലസീ Okay അങ്ങനെ ആണല്ലേ ഞാന് എൻക്ക് അറിഞ്ഞിരുന്നില്ല ഞാന് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ നമ്മുടെ അഹ് RCB ക്ക് ഒരു Cup ഉം ഇല്ലല്ലോ ഇതുവരെയായിട്ടും ഇപ്പൊ എത്രാമത്തെ Season ആ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ടിലാണ് ആദ്യത്തെ IPLSeason തുടങ്ങിയെന്നാണ് പിന്നെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് ഏകദേശം പിന്നെ പയിനോന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ ഏകദേശം ഏകദേശം പത്ത് പയിമൂന്നാമത്തെ Season ആണോ ഇത് വരുന്നത് എത്രാമത്തെ Season ആണ് എന്ക്ക് കൃത്യമായിറ്റ് അറീല്ല പതിനാറാമത്തെ ആണോ പതിനാറാണ് തോന്നുന്നു എന്തായാലും RCB ക്ക് ഇത് വരെ Cup ലഭിച്ചിട്ടില്ല RCB ക്ക് ഇതവരായിട്ടും Cup കിട്ടീട്ടില്ല ലെ

പിന്നെ ഏതൊക്കെ Team ആണ് Cup എടുത്തിള്ളത് ആദ്യത്തെ Season ല് ഏത് Team ആ Cup എടുത്തേ രാജസ്ഥനാണോ

കണ്ടോ ഞങ്ങളെ Team എൻക്ക് ഏറ്റോം ഇഷ്ട്ടമുള്ള IPL ല് ഏറ്റോം ഇഷ്ട്ടമുള്ള Team രാജസ്ഥാനാണ് ആ രാജസ്ഥാനാണ് Cup എടുത്ത്ള്ളത് എനിക്ക് തോന്നുന്നു എൻറെ പ്രായത്തിൽ ആദ്യത്തെ Cup എടുത്തത് രണ്ടായിരത്തി എട്ടിൽ Rajasthan royals ആയിരുന്നു പിന്നെ വിര Deccan chargers ഒരൂട്ട Cup എടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സംഘക്കാരെയൊക്കെ നയിച്ചിരുന്ന സംഘക്കാരെയൊക്കെ നയിച്ചിരുന്ന ഒരു Team ആയിരുന്നു Deccan chargers Deccan chargers ഒരു Cup എടുത്തിട്ടുണ്ട് അത് പോൽത്തന്നെ നമ്മളെ Mumbai indians ഓരഞ്ച് Cup Chennai Super Kings നാല് Cup ഇങ്ങനെ തന്നെയല്ലേ ആ KKR ഉണ്ട് Kolkata knight riders രണ്ട് Cup എടുത്തിട്ടുണ്ട് അതെല്ലേ ഓ പിന്നെ Sunrisers hyderabad ഒരു Cup എടുത്തുല്ലേ കയിഞ്ഞ വട്ടം അത് ഗുജറാത്ത് ആയിരുന്നു ലെ ഗുജറാത്തെടുത്തു Sunrisers hyderabad എടുത്തു ആഹ് Okay ലെ ഇപ്പൊ ഈ Cup ഇല്ലത്തെ Teams ഇപ്പൊ പറയണത് ഇതേതൊക്കെയാണ് ബാംഗ്ലുരു Capitals ല്ലേ okay ഇങ്ങനെ Delhi capitals ന് എനിക്ക് തോന്നുന്നു ഈ IPLSeason ലെ ഏറ്റവും മോശം പ്രകടനമാണ് ഡൽഹിയും പഞ്ചാബും കാഴ്ച്ച വെക്കുന്നത് എന്നാണ് താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നു Delhi capitals മികച്ചൊരു Team ആണ് മികച്ചൊരു

ഇന്നലെ RCB യെ ഇന്നലെ RCB യെ നല്ലൊരു Margine ൽ തന്നെ അവരെ തോൽപ്പിക്കാൻ സാധിച്ചു ഇന്നലെ സാൾട്ട് എന്ന കളിക്കാരൻ നാപ്പത്ത് നാല് Bowl ഏറ്റിയാണ് എമ്പത്താറ് Runs അടിച്ചെടുത്തത് അവരുടെ വിജയത്തിൽ നിർണ്ണായക പങ്ക് വഹിച്ചതും സാൾട്ട് ആയിരുന്നു അതുപോലെ വാർണർ മികച്ച Captaincy യും ഇപ്പോൾ കുറച്ച് മത്സരമായി തിളങ്ങുന്നുമുണ്ട് ആണ് ലെ Okay വാർണറ് എൻക്ക് തോന്നുന്നു വാർണറ് കൂടുതലായിറ്റും Instagram ലോക്കെ ഇങ്ങനെ Post ഇടുന്നത് കാണാം നമ്മുടെ ആടിൻറെ ഒരു Poster എറക്കിയിന്നു അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഏതോ ചിത്രത്തിൻറെ Poster എടക്ക് Instagram എറക്കിയിന്നു അതൊക്കെ അദ്ദേഹത്തിൻറെ ഒരു മലയാളി Touch നയല്ലേ സൂചിപ്പിക്കുന്നുണ്ട് ആ മലയാളികളുമായി കൂടുതൽ ബന്ധമുള്ള ഒരു വിദേശ കളിക്കാരനാണ് വാർണർ അദ്ദേഹത്തിന് എന്താ ഓസ്‌ട്രേലിലയിൽ ആയാലും ഇന്ത്യയുമായും കേരളവുമായും നല്ല ബന്ധം സ്ഥാപിക്കാറുണ്ട് ആണല്ലേ Okay എനിക്ക് തോന്നുന്നു താങ്കള് പിന്നെ നമ്മുടെ IPL മറ്റേ ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ Point നിലയൊക്കെ എങ്ങനെയാണ് വരുന്നത് അതായത് ഇപ്പോ മൊത്തം പത്ത് Team ആണോ അതോ പതിനൊന്നോഎത്രയാണ് പന്ത്രണ്ടോ പതിമൂന്നോ എൻക്ക് എത്രയാ Team ആണെന്നാണ് തോന്നുന്നത് അയില് ഒന്നാം സ്ഥാനത്ത് ഇപ്പൊ നിക്കുന്നത് ഹർദിക് പാണ്ട്യ നയിക്കുന്ന Gujarat titans ആണ്

രണ്ടാം സ്ഥാനത്ത് Chennai super kings ആണ്

CaptainMS ധോണിയാണ്

മൂന്നാം സ്ഥാനത്ത് LSG ആണെന്നാണ് തോന്നുന്നത്

Lucknow സു അയിൻറെ Captain നോക്കെ ആരാണ് വരുന്നത്

തന്നെലെ അദ്ദേഹത്തിന് പുറമെ വേറെതേലു മികച്ച താരങ്ങളാ പിന്നെ നമ്മുടെ LSG അതായത് Lucknow super giants ല് കളിക്കുന്നുണ്ടോ

അങ്ങനെ മികച്ച ഒരു കൂട്ടം കളിക്കാരുടെ മയൻസ് ൻറെ Opening കൂട്ടുകെട്ടായ മയേസ് ആണ് അവരെ പ്രധാന തുറുപ്പ് ചീട്ട്

Rajasthan royals മൂന്നോ നാലോ സ്ഥാനത്ത് Rajasthan royals ഉണ്ട് അവര് മികച്ച Team ആണ് അവിടെ പ്രധാന കളിക്കാരൻ എന്ന് പറയുന്നത് ജോസ് ബട്ട്ലർ ജയ്‌സ്വാൾ എന്നിവരുടെ Opening കൂട്ടുകെട്ടാണ് അവരെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്

ആണ്ലെ അപ്പൊ അഞ്ചാം സ്ഥാനത്ത് ഏതാ നമ്മുടെ KKR ആണോ അതോ Mumbai indians ആണോ അഞ്ചാം സ്ഥാനത്ത് Punjab kingsRCB ആണ് Royal challengers bangalore

മറ്റു താരങ്ങളിൽ സുപ്രധാന കളിക്കാരനായ വിരാട്ട് കൊഹ്ലിയുണ്ട് അതുപോലെ റവത്തുണ്ട് അതുപോലെ വെടിക്കെട്ട് കാരനായ Australian batsman ഗ്ലെൻ മാക്‌സ്‌വെലുണ്ട് അങ്ങനെ പ്രധാന കളിക്കാരനുണ്ട് അതുപോലെതന്നെ Bowling നിരയിൽ ജോഷ് ഉണ്ട് അതുപോലെ തന്നെ ഉം ഹസരങ്ക ഉണ്ട് കരൺ ശർമ്മ ഉണ്ട് പ്രധാന കളിക്കാരുണ്ട് ആണ് ലെ അതാറാം സ്ഥാനത്തല്ലെ നമ്മുടെ Mumbai indians വരുന്നത് അഹ് ആണോ

ആഹ് അതെ അതില് വേറെ നമ്മുടെ ക്യ അതിലെ Captain നമ്മുടെ രോഹിത്ത് ശർമത്തനല്ലേ

രോഹിത് ശർമ്മ എന്ന് പറയുന്നത് അദ്ദേഹം എനക്ക് തോന്നുന്നു ഈ Season ൽ അദ്ദേഹത്തിൻറെ ഒരു മികച്ചൊരു കളി പിന്നെ അദ്ദേഹത്തിൻറെ ഒരു മികച്ചൊരു Score നേടാൻ പറ്റിറ്റില്ലേന്നാണ് കാരണം അത് അവസാന കളി തന്നെ എനിക്ക് തോന്നുന്നു Chennai super kings നമ്മുടെ തല നയിക്കുന്ന അതുപോലെ നമ്മുടെ MS ധോണി നമ്മുടെ MS ധോണി നയിക്കുന്ന ഒര് ചെന്നൈക്ക് എതിരായി അവസാന കളി അദ്ദേഹത്തിന് അതൊരു പിന്നെ മികച്ചൊരു Score കണ്ടെത്താപറ്റില്ല അതായത് പൂജ്യമാണ് അദ്ദേഹം duck തന്നെ അദ്ദേഹം ചില Wicket

അതെ അദ്ദേഹം കൊറച്ച് Match കളായി Form out ആണ് പക്ഷെ മികച്ചൊരു Captaincy യിലൂടെ അദ്ദേഹത്തിന് തിരിച്ച് വരാൻ കഴിയുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ അതെ അതെ എനിക്കും അതെന്നെ ഓരോ Mumbai indians ലെ Fans നെ നിങ്ങളെ പോലത്തെ ഓരോ പിന്നെ ഇപ്പോഴത്തെ ഇപ്പൊ മുംബൈയെ നയിക്കുന്ന ഓരോ Fans നെ ഞാനോ ഒരു Mumbai indians fan ആയിരുന്നു ഏകദേശം കയിഞ്ഞ Season വരെ പക്ഷെ പിന്നെ അതിലെ പിന്ന അതില് കയിഞ്ഞ Season അല്ല കയിഞ്ഞ Season ഏകദേശം തീർച്ചയായിട്ടും കയിഞ്ഞ Season വരെ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു മേഘാലയ എല്ലാം നടന്നതിനു ശേഷം മുംബൈക്കൊരു മികച്ച Team നെ കണ്ടെത്താൻ കയിഞ്ഞിട്ടില്ല എന്നതാണ് എന ഒരു എൻറെരു അഭിപ്രായം എന്നാൽ

സ്ഥിരതയാർന്ന പ്രവടനത്തിലൂതയാണ് മുംബൈ ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചില സമയങ്ങളിൽ എല്ലാവരും Wicket സ്വയമേവ കളയുന്നതാണ് നമ്മളിന്നലെ കണ്ടത് ഇന്നലത്തെ കളി മുംബൈയുടെ വളരെ മോശമായിരുന്നു ഒന്നെങ്കിൽ Opening കൂട്ടുകെട്ടിൽ ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും നല്ലൊരു കൂട്ടുകെട്ട് നടത്തുന്നതിലൂടെയാണ് ഡൽഹി ഡൽഹിയെ നമ്മളതിജീവിച്ച് വിജയത്തിലേക്ക് കടന്നത് അതുപോലെ തന്നെ ടിം ഡേവിഡ് പല കളികളിലും ഇപ്പോൾ രാജസ്ഥാനുമായുള്ള Match ൽ ഇരുനൂറ്റി പതിനാല് Run റ്റെ അടിച്ചെടുക്കാൻ Team ന് കഴിഞ്ഞു Last over ൽ പതിനെട്ട് Runs വേണ്ട സമയത്ത് First മൂന്ന് Ball കൾ Six അടിച്ചാണദ്ദേഹം മുംബൈയെ വിജയ തീരത്ത് എത്തിച്ചത് അതുപോലെ തന്നെ തിലക് വർമ്മ പുതിയ കളിക്കാരനായത് കൊണ്ട് അവരെയെല്ലാവരും മാറ്റി നിർത്തുകയാണ് പതിവ് എന്നാൽ Mumbai indians ആദ്യ അവസരങ്ങൾ തന്നെ തിലക് വർമ്മക്ക് കൊടുത്തത് കൊണ്ട് മികച്ച Form ലാണ് അദ്ദേഹം കളിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ കളിയിൽ ഹർഷദീപ് സിങിനെ തുടർച്ചയായി ബേ അടിച്ച് കൂട്ടുന്നെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ മികച്ച കളിക്കാരെ വാധീര കയിഞ്ഞ എന്താ ചെന്നൈയുടെ മത്സരത്തിന് പല കളിക്കാരും Wicket കളഞ്ഞ് കുളിച്ചപ്പോൾ വാധീരയാണ് മുംബൈയെ മുന്നോട്ട് നയിച്ചത് അത് പോലെ തന്നെ പുതിയ പുതിയ കളിക്കാരെ മുംബൈയിൽ അവരുടെ തട്ടകത്തിലേക്ക് ക്ഷണിക്കുകയും അഹ് അതുപോലെ വന്നതാണ് ഇപ്പോൾ Gujarat titans ൻറെ പ്രധാന Captain ആയ ഹർദിക് പാണ്ഡ്യാ അത് പോലെത്തന്നെ നമ്മുടെ ഇന്ത്യയുടെ കരുത്തുറ്റ Base bowler ജസ്പ്രീത് ബുംറ അവരെയെല്ലാം സംഭാവന ചെയ്തത് Mumbai indians ആണ് ആണ് ലെ Okay നമ്മുടെ Mumbai indians കൊയപ്പില്ലാത്ത കളി കായ്ച്ചവെക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ ഒരു ഏകദേശം കളിയൊക്കെ തീരാനായി ഏകദേശം ഒരു Team ന് ഒരു പതിനാല് കളിയാണ് വരുന്നത് ഇപ്പൊത്തന്നെ ഒരു പത്ത് കളിയൊക്കെ കയിഞ്ഞു മുംബൈ ഒന്നും കൂടിയും ഒരു നാല് കളിയിലും നല്ല Margin നോടെ ജയിച്ചാല് മുംബൈക്ക് Play off ലേക്ക് കേരനെന്തെങ്കിലും Chance ഉണ്ടാകുമോ തിരിച്ച് വരാൻ ഭയങ്കരമായ സാധ്യതയാണ് Mumbai indians നുള്ളത് കാരണം First team ആയ Gujarat titans നാണ് അവരെക്കാൾ കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത് പതിനാല് Point ആണ് എന്നാണ് തോന്നുന്നത് Second ഉള്ളത് ചെന്നൈ ആണ്

ആണ്ലെ അപ്പൊ ഇപ്പോരു ഇങ്ങനൊരു കളി തുടർന്ന് പോയാല് ഇപ്പൊ ഏതെങ്കിലും Team പുറത്തായിട്ടുണ്ടോ അതായത് ഇപ്പൊ ഏകദേശം താങ്കള് പറഞ്ഞു നമ്മുടെ IPL പന്ത്രണ്ട് Team ഉണ്ട് എന്ന് പറഞ്ഞ്ണ്ട് അപ്പൊ ഈ പന്ത്രണ്ട് Team കളിൽ ഏകദേശം ഇത്ര Team കള് ഇതോടെ പുറത്തായിട്ടുണ്ടാവും

ഇനി തുടർച്ചയായ കളികളിൽ ഒരു പോലും ഒരു അഹ് തോൽവിപോലും താങ്ങാതെ അവർ വിജയിച്ചാൽ അവർക്ക് Play off ൽ എത്താൻ സാധിക്കും മറ്റുള്ള Team കളുടെ ആശ്രയിച്ചിരിക്കും അവരുടെ സ്ഥാനക്കയറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊരു Team നെയും എഴുതി തള്ളാൻ സാധിക്കില്ല തുടർച്ചയായ First ആറ് Match കളിൽ പരാജയപ്പെട്ട് Cup ഉയർത്തിയ Mumbai indians നെ നമ്മള് കണ്ടതാണ് അതുപോലെയുള്ള Team കൾ ഇനിയുമുണ്ടായാൽ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഒക്കെ പ്രവചതനീയമായിരിക്കും

പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ ഒരു രണ്ടിൻറ്റെ ഗുണിതങ്ങള് വെച്ച് പോവാണേല് നമുക്ക് ലൊരു രണ്ടാരത്തി ഇരുപത്തി മൂന്നില് ഒരു Cup ഉം കൂടി കാണാനുള്ളൊരു ഭാഗ്യം Mumbai indians ഇണ്ടാക്കി തരും

എങ്കിലും അദ്ദേഹത്തിന് തിളങ്ങാൻ തെരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ മുംബൈയുടെ Super bowler ആയ ജസ്പ്രീത് ബുംറ ഇക്കൊല്ലം പുതിയ Team നൊപ്പം ഇല്ല അത് വളരെ അതികം താഴുന്ന വച്ചിരിക്കു എന്നത് നമ്മൾ കഴിഞ്ഞ കളികളിലെല്ലാം കണ്ടതാണ് മികച്ചൊരു Bade bowler കൂടി ഉണ്ടെങ്കിൽ മുംബൈക്ക് എത്താൻ സാധിക്കുമായിരുന്നു ഇക്കൊല്ലം IPLChampion ന്മാരാകാൻ ഏറ്റോം കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് ഒന്നുങ്കിൽ Gujarat titans അല്ലെങ്കിൽ Chennai super kings അല്ലെങ്കിൽ ഏറ്റോം കൂടുതൽ സാധ്യത മറ്റു Team കളായ Rajastan royals നാണ് അങ്ങനെയാന്ന് ലെ അപ്പൊ താങ്കൾ പറയുന്നത് Mumbai indians ൻറെ ഒരു Bowling നിര പിന്നെ ഒരു ന്ന് പറയാ ലെ കാരണം നമുക്ക് ഒരു Defence അതായത് മറ്റവർക്കൊന്നും പിന്നെ പിടിക്കാനും Mumbai indians bowler മാരില്ല എന്നാണ് പറയുന്നത് ഈ അത് പോലെ നമ്മുടെ Indian bowler ആയ